വലത്തെ സൈഡിലായി പച്ചയും വെള്ളയും നിറം കലർന്ന വയർ തൂക്കിയിട്ടുണ്ട്.

നീല ടി ഷർട്ടും കറുത്ത ജീൻസും ഇടിച്ച ഒരു യുവാവ് നടന്നു പോകുന്നതായി കാണാം.

റൈറ്റ് സൈഡ് ഇൽ ഇത് മേൽനോട്ടം വഹിക്കുന്ന സാറും ടീച്ചറെയും കാണാൻ സാധിക്കുന്നുണ്ട്.

വർണ്ണ ശബളമായ നിരവധി ബലൂണുകൾ കാണാൻ സാധിക്കുന്നുണ്ട്.

ഇരുഗേറ്റുകളും കാണാം ഒരു ഗേറ്റ് തുറന്നിട്ടേക്കുന്നു ഒരു ഗേറ്റ് അടച്ചും ഇട്ടേക്കുന്നു.

സൈഡ് ഇലായിട്ട് നിരവധി കാറുകൾ നിർത്തിയിട്ടേക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്.

ഈ ചിത്രത്തിൽ ഒരു മേള നടക്കുന്ന സ്ഥലമായാണ് കാണുന്നത്.

ഒരു സ്റ്റേഷനറി കട ഉൾവശമാണ് കാണാൻ സാധിക്കുന്നത്.

ചുമന്ന ടീ ഷർട്ട് ഒര് യുവാവ് കടയുടെ സൈഡിൽ നിൽക്കുന്നതായി കാണാം.

ഇപ്പുറത്തെ വശത്തായി ബമ്മയിൽ മഞ്ഞ പാവാടയും നീല ടോപ്പും ഇട്ടിട്ടുണ്ട്.

ഈ ചിത്രത്തിൽ വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് കാണുന്നത്.

സാധങ്ങൾക്കടുത്തായി വിര വിതരണം ചെയ്യാനായി ലെഡുകൾ രണ്ട് പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ട്.

ഫാക്ടറിയുടെ നിറം വെള്ളയും ഏഹ് മുകളിൽ നീല ഷീറ്റും ഇട്ടിട്ടൊണ്ട്.

ഡാം ഇന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നതിനാൽ വെള്ളം കുത്തി ഒഴുകി പോവുകയാണ്.

നിരവധി ഓട്ടോകൾ ബസ് സ്റ്റാൻഡ് ഇൻറെ സൈഡിലായി പാർക്ക് ചെയ്ത് ഇരിപ്പുണ്ട്.

കായലിൻ്റെ അങ്ങേ തലയ്ക്കലായി ലൈറ്റ് ഹൗസ് പോലുള്ളൊരു ബിൽഡിംഗ് കാണാൻ സാധിക്കുന്നു.

ഈ ക്ഷേത്രത്തിലേക്ക് നിറയെ ഭക്ത ജനങ്ങൾ നടന്നു നീങ്ങുന്നതായി കാണാം.

പാർക്കിൽ കുറച്ചുപേർ ഇരിക്കുകയും കുറച്ചുപേർ നിൽക്കുകയും ചെയ്യുന്നു.

ഈ ചിത്രത്തിൽ ഒരു പാറക്കുന്നാണ് കാണാൻ സാധിക്കുന്നത്.

ഈ ചിത്രത്തിൽ കാണുന്ന ബിൽഡിംഗ് ഇന്റെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഏരിയ ആണിത്.

നിരവധി കാറു കളും നിരവധി ബൈക്കു കളും പാർക്ക് ചെയ്തിട്ടുള്ളതായികാണാം.

ഒരു ചുമന്ന കരൊള്ള സ്കൂട്ടി അതിന്റെ അതേ കളറുള്ള ഹെൽമെറ്റ് തൂക്കിയിട്ടിട്ടുണ്ട്.

തുണി മേടിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനായി ഇരിപ്പിടവും എ_സി യും സൈഡ് ഇലായി കറങ്ങുന്ന ഫാനും കാണാൻ സാധിക്കുന്നുണ്ട്.

ചിത്രത്തിന്റെ പുറകിലായി വലിയ രണ്ടു ഗോപുരങ്ങൾ ഉയർന്നു നിൽപ്പുണ്ട്.

പല നിറങ്ങളിലുള്ള ബലൂൺ കൾ വിക്കുന്ന വിൽപനക്കാരെ കാണാം.